ചുരുങ്ങിയത് ഇരുപതോ, മുപ്പതോ കൊല്ലമെങ്കിലും കഴിയണം. കൃഷിക്കാരുടെ എണ്ണം കുറവായിരുന്നപ്പോൾ ഇത് സാധ്യമായിരുന്നു. എന്നാൽ ജനസംഖ്യ വർദ്ധിച്ചതോടെ പൂനം കൃഷിയുടെ ശാസ്ത്രീക ദൈർഘ്യവും കുറഞ്ഞു~കുറഞ്ഞുവന്നു. കൃഷി ചെയ്യാൻ ഉപയോഗിച്ച വനപ്രദേശം തരിശായി. ഇങ്ങനെ ഭൂമുഖത്തുനിന്നും ധാരാളം വനഭൂമി ഇല്ലാതായിട്ടുണ്ട്. ജനസംഖ്യ കൂടുതൽ വർദ്ധിച്ചതിനനുസരിച്ച് കൃഷിക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാടുവെട്ടി തെളിച്ചെന്ന് പറഞ്ഞുവല്ലോ, പക്ഷേ കാടിനോടുള്ള മനുഷ്യന്റെ ആശ്രിതത്വം വർദ്ധിച്ചു വന്നേയുള്ളു. വീടുപണിക്കും, കൃഷി ഉപകരണങ്ങൾക്കും ആവശ്യമായ മരം, വളത്തിന് പച്ചില, കന്നുകാലിക്ക് പുല്ല് ഇവയെല്ലാം കാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ആദ്യമൊക്കെ കാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ അതേപടിയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സാങ്കേതിക വിദ്യ വളർന്നതോടെ ഉപയോഗത്തിന്റെ തരങ്ങളും വർദ്ധിച്ചു. മേശ, കസേര, Pencil, കടലാസ്, പുസ്തകം, തീപ്പെട്ടി മേശ, പുസ്തകം, കസേര Pencil കടലാസ്, തീപ്പെട്ടി, തുണിത്തരങ്ങൾ, വിളക്കുകാലുകൾ ഇവയെല്ലാം കാട്ടിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവർക്കും കാട് ആവശ്യമായിരുന്നു. ജലസേചനം, ജലവൈദ്യുതി, road ഉകൾ പുതിയ പാർപ്പിട കേന്ദ്രങ്ങൾ എല്ലാറ്റിനും കാട് നശിപ്പിച്ചു. കാട്ടിൽ നിന്നും കിട്ടുന്ന വരുമാനം കൂട്ടാൻ വേണ്ടി പുതിയ ചില ഏർപ്പാടുകൾ ആരംഭിച്ചു. പ്രകൃത്യാ ഉള്ള കാട് വെട്ടിക്കളഞ്ഞ് തേക്കോ, Euclay യൊ rubber റോ മാത്രം വളർത്തുന്ന

എന്ന് മനുഷ്യൻ മറന്നു. കാട് മറ്റു പല സേവനങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. മണ്ണൊലിപ്പ് തടയുക, നദികളിലെ പ്രവാഹം നിയന്ത്രിക്കുക, വെള്ളപ്പൊക്കം തടയുക, കാലാവസ്ഥയെ നിയന്ത്രിക്കുക

ഇവിടെ മഴ ഏതാനം മാസങ്ങളിൽ മാത്രമായി ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. വേരുകൾ ചീഞ്ഞളിയുന്ന ഇലകൾ

താഴോട്ടിറങ്ങിയ വെള്ളം സാവധാനത്തിൽ അടിവെള്ളമായും, ഉറവ~ഉറവകളായും ആയും പ്രത്യക്ഷപ്പെടുന്നു. കാടുകൾ നശിപ്പിച്ചാലോ മണ്ണിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റില്ല പെയ്ത വെള്ളം ഉടനെ ഒലിച്ചുപോകും. വർഷ കാലത്തേക്ക് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും ഉണ്ടാകുന്നു. ഒഴുക്ക് ശക്തമായതിനാൽ മണ്ണും ഒപ്പം പോകുന്നു. വർഷ കാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും ഉണ്ടാകുന്നു. ഒഴുക്ക് ശക്തമായതിനാൽ മണ്ണും ഒപ്പം പോകുന്നു. കാട്ടുപ്രദേശത്തെ മണ്ണ് മാത്രമല്ല എല്ലാ മണ്ണും പോകുന്നു.

വനനശീകരണം കൊണ്ട് ഉരുൾപൊട്ടലും അതുമൂലം ഉള്ള ജീവഹാനിയും മറ്റു നഷ്ടങ്ങളും ഉണ്ടാകുന്നു. കാടിന്റെ അസാന്നിധ്യം മഴയെയും ബാധിക്കുന്നു. ഭൂമിയുടെ അശാസ്ത്രീയമായ ഉപയോഗം ഒട്ടനവധി പരി~പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കാലിമേയ്ച്ചു അമിതമായ മണ്ണൊലിപ്പ് ഉണ്ടാകും ചിലപ്പോൾ മരൂവൽക്കരണവും ഇതിനു ഉത്തമ ഉദാഹരണമാണ്. പുരാതന ഗ്രീസും റോമ~റോമാ രാജ്യവും അവിടെ വനപ്രദേശങ്ങളിൽ പശുവും ആടും പന്നിയും അമിതമായി മേച്ചിൽ നടത്തി ഇടവിടാതെയുള്ള മേച്ചിൽ അങ്ങനെ സസ്യാഭരണം മുഴുവൻ നശിച്ചുപോയെന്ന്~നശിച്ചുപോയെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അണക്കെട്ടുകൾ ഉണ്ടായത് മൂലം മണ്ണും ചെളിയും പുഴകളിലൂടെ ഒഴുകി കടലിൽ എത്തുന്നത് നിന്നു പോയി. അതുകൊണ്ട് നിധി തടങ്ങളിലെ വളക്കൂറു കുറഞ്ഞു. ഉപരിതല ഖനനം കാരണം നമ്മുടെ ചില ഹിമാലയൻ പ്രദേശങ്ങളിൽ നിരവധി Hector ഭൂപ്രദേശം ഒന്നിനും കൊള്ളാത്ത വിധത്തിൽ കിടപ്പായി. കായലോര പ്രദേശങ്ങളിൽ കെട്ടി~കെട്ടിട നിർമ്മാണം മൂലം ചതിപ്പുനിലങ്ങൾ അപ്രത്യക്ഷമായി. ഇത്തരം ചതിപ്പുനിലങ്ങൾ മത്സ്യബന്ധന വ്യവസായത്തെ സാരമായി ബാധിക്കുന്നു. കാരണം ചില മത്സ്യങ്ങളുടെയും കക്ക, ഞണ്ട്, ചെമ്മീൻ, മുതലായവയുടെയും ജീവന ~ ജീവനചക്രത്തിന് ഈ ചതുപ്പ് നിലങ്ങൾ സഹായകങ്ങളാണ്. road ഉണ്ടാക്കാനും, വീടുണ്ടാക്കാനും, നെൽപ്പാടങ്ങൾ നികത്തി എടുക്കുന്നത് മറ്റൊരുതരം ഭൂദുരുപയോഗം ആകുന്നു നഗര പ്രാന്തങ്ങളിലെ നെൽപ്പാടങ്ങൾ അതിശയ~അതിശീഘ്രം ഇങ്ങനെ അപ്രത്യക്ഷമായി വരികയാണ്. നെൽപ്പാടങ്ങൾ നികത്തി തെങ്ങ്, റബ്ബർ മുതലായ ദീർഘകാലവിളകൾ കൃഷി ചെയ്യുന്നത് നന്നല്ല. നെല്ലുൽപാദനം കുറയുന്നു എന്നത് മാത്രമല്ല ഹ്രസ്വകാലവിളവുകക്കു ചേർന്ന ഭൂമി മറ്റു വിളകൾക്ക് ഉപയോഗിച്ചാൽ കാലം ചില ചില ഉണ്ടാവാൻ ഇടയുള്ള ദോഷങ്ങളുമുണ്ട് ഈ ഏർപ്പാടിന്. വലിയ വലിയ ജലസംഭര~ജലസംഭരണികൾ നിർമ്മിച്ച് കനാൽ വഴി വലിയ വലിയ ജലസംഭരണികൾ നിർമ്മിച്ച് കനാൽ വഴി ജലസേചനം നടത്തുന്നതുകൊണ്ട് ഭൂമിക്ക് കേട് കേട് സംഭവിക്കാം. തോടുകളിലൂടെ ഒഴുകുന്ന ജലം ചോർന്ന് സമീപപ്രദേശങ്ങളിലെ നീർക്കെട്ടിന് വിധേയമാക്കാം ചിലപ്പോൾ. ഇങ്ങനെ വരുന്നതുകൊണ്ട് ചതിപ്പുകൾ ഉണ്ടാകുന്നു

മലമ്പനി മുതലായ രോഗങ്ങൾക്ക് കൂടുതൽ സഹായകം ആവുകയും ചെയ്യാം. ഈ അടുത്തകാലത്തായി കേരളത്തെ നേരിട്ട അതിഭീകരമായ വരൾച്ചയുടെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞകൊല്ലവും, ഇക്കൊല്ലവും വേണ്ട സമയത്ത് വേണ്ടത്ര മഴ കിട്ടിയിട്ടില്ല. വേനൽക്കാലം നീണ്ടു പോയി. കുളങ്ങളും, കിണറുകളും, തോടുകളും, ചാലുകളും, വറ്റി വരണ്ടു. ചുരുക്കം ചില പുഴകളും ചുവരു~ചുരുക്കം ചില പുഴകൾ ഒഴികെ മറ്റെല്ലാം വരണ്ടു. പുഴകൾ മണൽ പുഴകൾ ആയി മാറി. ജലസംഭരണികൾ അത്രയും വറ്റി. കാപ്പിയും, കുരുമുളകു, ഏലവും, തെങ്ങും, കവുങ്ങും ഉണങ്ങി. സമയത്തിന് നെൽകൃഷി സാധ്യമായില്ല. ആളുകൾ കുടിവെള്ളത്തിനു വേണ്ടി വലഞ്ഞു. വൈദ്യുതി ഉല്പാദനം കുറഞ്ഞതുമൂലം തൊഴിൽ ശാലകൾ പൂട്ടി ആളുകൾ ദാരിദ്ര്യത്തിലാണ്ടു മഴയില്ലായ്മയോടെ സാമൂഹിക സാമ്പത്തികപ്രത്യാഘാതങ്ങളാണ് ഇവ. വരൾച്ച ഇത് ആദ്യമല്ല പത്തിരുപത് കൊല്ലം മുമ്പും മഴ പെയ്യാതിരുന്നിട്ടുണ്ട്.

ഇതിനു കാരണം നീരുറവകൾ നിലനിർന്നു എന്നതാണ്. അന്ന് പർവത പ്രദേശങ്ങളിൽ അധികവും കാട് ഉണ്ടായിരുന്നു. കുന്നിൻ ചെരുവുകളിൽ സസ്യാവരണവും സസ്യാവരണം മണ്ണിൽ മഴ വെള്ളം തടഞ്ഞു വെക്കും ഉപരിതല പ്രവാഹം കുറഞ്ഞു. വെള്ളം ഭൂഗർഭ ശേഖരങ്ങളെ സന്തുഷ്ടമാക്കും. നീരുറവ നിലനിൽക്കും. ഇത്രയും പറഞ്ഞുവന്നത് മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ഭൂപ്രകൃതി മാറ്റിമറിക്കപ്പെട്ടു എന്ന് കാണിക്കാനാണ്. ഈ മാറ്റങ്ങൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയുട്ടുമെൻഡ്, ഉണ്ടാക്കുന്നുമെൻഡ്. ഭൂപ്രദേശം മാത്രമല്ല മനുഷ്യനെ പ്രയത്നം കൊണ്ട് മോശമാകുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായു മണ്ഡലം ദുഷിതമായി വരുന്നു. അന്തരീക്ഷത്തിലേക്ക് വിഷ വാതകങ്ങൾ

നമസ്ക്കാരം എന്റെ പേര് വിജയ് ഞാൻ ഇന്നിവിടെ ഉള്ളത് കിരനോടൊപ്പം ആണ് ഏർ ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏർ health എന്ന വെച്ചേ health എന്ന് പറഞ്ഞ topic നെ കുറിച്ചാണ് ഏർ നമ്മൾ മനുഷ്യർക്ക് നമ്മടെ ജീവൻ നിലനിർത്താൻ ഏർ നമ്മടെ ആരോഗ്യം നോക്കിയേ സാധിക്കൂ നമ്മടെ ആരോഗ്യം ഏർ നില ആഹ് നിയന്ത്രിക്കാൻ ഏർ നമ്മക്ക് നമ്മടെ ജീവിതം ഏർ മുന്നോട്ട് കൊണ്ട് പോവാൻ സാധിക്കില്ല ഏർ നമ്മടെ ഇത് അതാത് അന്നന്നുള്ള ജീവിതത്തിൽ നമ്മൾ ഏർ കൃത്യമായി നമ്മ ആഹാരങ്ങൾ എല്ലാം കഴിക്കണം ഏർ അതുപോലെ തന്നെ വെള്ളം കുടിക്കണം ഇതെല്ലം നമ്മടെ ജീവിതം നില നിർത്താൻ ഏർ മുഖ്യമായ ഘട കളിൽ ഒന്നാണ് ഏർ ഉം ഏർ താങ്കൾക്ക് എന്താണ് നമ്മുടെ ജീവിതം ഏർ health ഏർ ഇതിന ഈ topic നെ പറ്റി സംസാരിക്കാനുള്ളത് mister കിരൺ

ജീവിതം കൊണ്ട് ഒരു ഉപകാരോം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏർ ഇപ്പോ ഏർ health എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും top priority ഇൽ തന്നെ കൊടുക്കണ്ട ഒരു കാര്യവല്ലേ ആ കൂടുതൽ പേരും ശ്രദ്ധിക്കാത്തതും എന്നാൽ അത് നിർബന്ധതും നിർബന്ധവും ഉള്ള ഒരു കാര്യമാണ് health എന്ന് പറയുന്നത് ഏർ ഈ കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാരും പണത്തിന്റെ പൊറകേ പോവുമ്പോ ഏർ health ന്റെ health ലേക്ക് അതിൽ നിന്നും ഒരു സമയമാറ്റം ഇല്ലെങ്കിൽ അതിൽ നിന്നൊരു ഏർ fund മാറ്റിവെക്കൽ ഏർ ചെയ്യുന്നവരൊക്കെ വളരെ കൊറവാണ് അപ്പോൾ ഏർ നമ്മൾ അവസാനം ആവുന്ന സമയത്ത്

സമയമിണ്ടായി എന്ന് വരില്ല അപ്പോ നമ്മക്ക് അത് അനുഭവിക്കണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മ നിലനിർത്തണം ഏർ ആ നമ്മൾ നമ്മടെ കുട്ടികളെയും പേരക്കുട്ടികളെക്കെ കാണണമെങ്കിൽ അത്രയും നാൾ നമ്മൾ ജീവിക്കണമെങ്കി ഏർ നമ്മൾ നമ്മടെ life ൽ

ഏർ എനിക്കിതിൽ പറയാനിള്ളന്ന് പറഞ്ഞഴിഞ്ഞ ഏർ നമ്മുടെ ഏർ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ആരോഗ്യം മാത്രം സൂക്ഷിച്ചോണ്ട് നമ്മട് നമ്മടെ പേരക്കുട്ടികളെ ഒന്നും കിട്ടാൻ സാധിക്കുന്നതല്ല അത് നമ്മക്ക് പെണ്ണും കൂടി കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏർ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെച്ച നമ്മുടെ ജീവിതം ഏർ നിൽ നിലനിർത്തിക്കണെന്നിൽ നമ്മക്ക് health ആവിശ്യമാണ് ഏർ നമ്മൾ hospital ഏർ പൂർണ്ണമായി നമ്മക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഇന്നത്തെ കാലത്ത് മിക്ക hospital ലിലും ഏർ മി ഏർ കൂടുതൽ തിരിമറികൾ നടക്കുന്നുണ്ട് ഏർ നമ്മൾ നമ്മൾ ഇപ്പോ ചെറിയ ഒരു പനി പിടിച്ചു ചെന്നഴിഞ്ഞ നമ്മക്ക് അവിടെ ഏർ വ വളരെ രോ വലിയ രോഗമാണെന്നൊക്കെ പറഞ് നമ്മടെ അവിടെ അവിടെ കൊറേ നാൾ താമസിപ്പിക്കാൻ അവർ ശ്രമിക്കും നമ്മ ഏർ ഉം അവർക്കാതാകുമ്പോ അവരുടെ room ന്റെ പൈസ കിട്ടും

ഏർ എന്നാൽ നമ്മുടെ അത് ഏർ അതിൽ ഒഴിവാകാൻ നമ്മ നമ്മടെ സർക്കാർ hospital ലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആണെങ്കിലോ അവിടെ അഹ് ഇത് ഇവിടെ നമ്മ നമ്മടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ഇണ്ടാവില്ല

mister വിജയ് ഏർ എനിക്കൊരു സംശയം ചോയ്ക്കുന്ന ചോയ്ക്കാനുള്ളത് അതായത് താങ്കൾ പറഞ്ഞപോലെ ഇപ്പൊ private ആശുപത്രിയിൽ നിന്ന് ഏർ പ നല്ല പൈസ ആണ് അവര് room നുള്ള charge ഒക്കെ എടുക്കുന്നത് അപ്പൊ ഏർ ഒരു medical ethics നെതിരെ ആയിട്ട് ഏർ അവർ നമ്മുടെ health നാണോ health നേക്കാൾ കൂടുതൽ priority അവർ നമ്മുടെ പണത്തിനാണോ കൊടുക്കുന്നെന്ന് ആണോ താങ്കൾക്ക് പറയാനുള്ളത് അയിന കുറിച്ച് എനിക്കിവിടെ സ പറയാനുള്ളത് എന്തെച്ച ഇന്നത്തെ കാലത്ത് ഏർ health എന്ന് പറഞ്ഞ ഒരു മേഖലയെ business ആക്കി മാറ്റിയിരിക്കുആണ് ആൾക്കാർ ഈ വല്യ വല്യ

എത്താനാണ് സാധിക്ക് ഏർ ശ്രമിക്ക അതിനായി തന്നെ വല്യ വല്യ രോഗങ്ങൾ അവർ തന്നെ നമ്മുടെ നാട്ടിൽ അടിച്ചിറക്കുകയും അതിനുള്ള മരുന്ന് അവർ തന്നെ കണ്ടുപിടിക്കുകയും ആ രോഗങ്ങൾ പിടിപ്പിച്ചതിന് ശേഷം നമ്മളെ അവരുടെ ആശുപത്രിയിലേക്ക് വി ഏർ വിളിച് അതിനുള്ള മരുന്ന് നൽകി നമ്മളെ ഒരു loop ഇൽ പെടുത്തുക എന്ന രീതിയിലാണ് ഇന്നത്തെ മിക്ക ആശുത്രികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്ന്എ ന്നാൽ നമ്മൾ അതിൽ നിന്നും രക്ഷപെടാൻ വേണ്ടി നമ്മൾ government സർക്കാരുടെ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞായിഞ്ഞാൽ അവിടെ ഇത് ശുസ്രൂഷിക്കാനുള്ള പല ഏർ സ സാധനങ്ങളും അവിടെ ഇല്ലാ മരുന്നുകൾ ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് അവിടെ നേരിടേണ്ടി വരും ഏർ അതുകൊണ്ട് തന്നെ ആണ് ഇന്നത്തെ ആൾക്കാർ കൂടുതലും ഏർ private hospital ന് പ്രാധാന്യം നൽകി അങ്ങൊട് പോകുന്നത് കാരണം അവർക്കറിയാം പണം ചിലവായാലും അവര് ജീവിതം ഏർ risk കൊറവായിരിക്കും അത് കൊണ്ട് തന്നെ അവർ പണം ചിലവാക്കി ഏർ അവര് ജീവിതം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അത് വളരെ തെറ്റാണ് കാരണം ഇങ്ങനെ ഉള്ള ഭയം ആണ് ഈ private hospital ലെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ ഭയന്ന് പൈസ കൊണ്ട് നൽകുന്നു അവർക്കത് വളരാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ അത് കാണുന്നത് അവരതിൽ നിന്ന് ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യും ഏർ പിന്നെ നമ്മൾ ഏർ നമ്മൾ ഏർ നമ്മടെ നമ്മളറിയാതെ തന്നെ നമ്മടെ ശരീരത്തു നിന്നും വേര വേണ്ടപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് നഷ്ടമായി കുക എന്ന പ്രശ്നം വരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നുണ്ട്

ഏർ private hospital ൽ നിന്നും ഏർ government ആശൂത്രിയിൽ നിന്നും ഉള്ള ആ ഒരു വ്യത്യസ്ഥ പരമായ കാര്യങ്ങൾ എന്തെച്ച ഏർ private ആശുത്രിയിലുള്ള എല്ലാ facilities ഉം government ആശൂത്രയിൽ ഇണ്ടാകണമെന്നില്ല ഏർ എന്താണെങ്കിലും നമ്മൾ തന്നെ നമ്മൾ medical college കളിലേക്ക് പോകേണ്ടതാണ് അവിടെ ആണെങ്കിൽ ഏർ വലിയ തിരക്കുകളും ആയിരിക്കും നമ്മക്ക് വേണ്ട രീതിയിലുള്ള correct ല് കിട്ടണമെന്ന് നമ്മക്കില്ല ഏർ അതെ സമയം private ലാണെങ്കിൽ ഏർ സമയമുണ്ട് നമ്മക്ക് correct സമയത്ത് എല്ലാം ഏർ പക്ഷെ അവർ ഒരു business രീതി താങ്കൾ പറഞ്ഞപോലെ തന്നെ ഒരു business രീതിയിൽ ഏർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏർ പണക്കാർക്ക് കൊഴപ്പമില്ല പാവപ്പെട്ടവർ ഏർ അതിൽ നിന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഏർ ഇപ്പൊ ചെറിയ രോഗമാണെങ്കിൽ തന്നെ ഏർ scan ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു scan ചെയ്ത് നോക്കുമ്പോ ഏർ ഇങ് ഇങ്ങത്തെ കൊഴപ്പമുണ്ട് cholestrol ഉണ്ട് sugar ഉണ്ട് വേറെ scan ചെയ്യണം MRAscan എന്നുള്ള ഓരോരോ പേരുകൾ പറഞ് കൂടുതൽ പൈസ തട്ടിയെടുക്കാനാണ് അവരിടെ ഒരു ലക്ഷ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏർ എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ തന്നെ ആണ് തോന്നുന്നത് എന്തേലും ഒരു ഒരു ചെറിയ accident ഉണ്ടെങ്കി തന്നെ അവര് രണ്ട് ദിവസം കെടത്തി അവരിടെ room ലത്തെ fees ഒക്കെ മേടിച്ചിട്ടേ അവര് ചെയ്യുന്നുള്ളു ഏർ അപ്പോൾ താങ്കൾക്ക് എങ്കി പിന്നെ ഒരു ഇ health maintain ചെയ്യാനുള്ള എന്തേലും tips ആറ്റം പറയാനുണ്ടോ വിജയ് എനിക്ക് പറയാന്ള്ളത് എന്നെച്ചാഴിഞ്ഞാൽ നമ്മുടെ ഈ ജി health ഏർ നമ്മൾ സ് സംരക്ഷിക്കണം അതിനായി നമ്മൾ നമ്മുടെ ആഹാരം control ചെയ്യണം നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം ഈ എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു അധികം കഴിക്കാതെ പൂർണ്ണമായി ഒഴിവാക്കണം എന്നല്ല നമുക്ക് അത് control ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം maintain ചെയ്യാൻ നമ്മൾ വ്യായാമം ചെയ്യണം നമ്മളുടെ ശരീരം നമ്മെ എപ്പഴും നമ്മൾ ഒന്ന് എപ്പഴും ഒരു അനക്ക അനക്ക daily നമ്മളെ ശരീരം അനങ്ങണം അതാണ് നമുക്ക് പറയാനുള്ളത് നമ്മടെ ഈ കൊഴുപ്പുകൾ എല്ലാം അലിഞ്ഞു തീരണം അതിന് നല്ലൊരു option ആണ് gym എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞ നമ്മടെ ശരീരത്തിലുള്ള പല ഏർ പ്രശ്‌നങ്ങളും നമ്മക്ക് solve ചെയ്യാൻ സാധിക്കും ആശുപത്രി എന്ന ഏർ ഇതിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ അങ്ങനിക്ക് ഇതിലൂടെ പറയാൻ തോന്നിയിരിക്കുന്നത് ഏർ താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഞാൻ പറയണതിൽ നിന്ന് അഭിപ്രമേയം തോന്നുന്നത് ഏർ നമ്മുടെ health maintain ചെയ്യലാണെങ്കിൽ ഏർ നമ്മൾ ആദ്യം തന്നെ കൊറച്ച് അതിനു വേണ്ടി ഉള്ളൊരു താങ്കൾ പറഞ്ഞപോലെ exercises ആണേലും അതിനു വേണ്ടി നമ്മൾ ആദ്യം സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ office work ചെയ്യുന്ന പഠിക്കുന്നവരാണേലും പഠിക്കുന്നവരാണേലും ഏർ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഏർ minimum രണ്ട് ദിവസമെങ്കിലും അതിന് വേണ്ടി സമയം ചിലവഴിക്കണം മാറ്റി വെക്കണം അതില് ഏർ നമ്മക്ക് വീട്ടിൽ തന്നെ ഏർ കൃഷി നടണം ഏർ കൃഷി നടാം health ഇതാക്കാൻ കാരണം ഇപ്പൊ പുറത്ത് നിന്ന് വരുന്ന പച്ചക്കറികൾ ആണേ തന്നെ നമ്മക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതല്ല എന്തൊക്കെ മായം അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മക്ക് ഒട്ടും ഏർ പ്രവചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അതിപ്പം പച്ചക്കറികളിൽ ആണേൽനിന്നും നിന്നും മാംസങ്ങളാണേലും മാംസ ഭക്ഷണ ഏർ പിന്നെ പൊറത്ത് പോയി കഴിക്കന്നത് ഏർ ഏർ കൂടുന്ന കൊറേ ആൾക്കാർ ഇണ്ട് ഏർ വിലവർ ഏർ വേ ആഴ്ചയിൽ ഒരിക്കെ മാത്രം കഴിക്കിന്നവരിണ്ട് ചിലവർ daily പൊറത്ത് പോയി കഴിക്കിന്നവരിണ്ട് ഇവർക്കൊക്കെ ഏർ മാനസിക നിലയും ഏർ നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു നിലയും ഏർ നശിക്കാനുള്ള chance വളരെ കൂടുതലാണ് അപ്പോ എന്റെ ഒരു ഏർ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ നമ്മടെ നമുക്ക് നമ്മടെ ദിനചര്യക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കാണെങ്കിൽ പച്ചക്കറികൾ നമ്മടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അത് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് ഈ കൃഷിയും ഈ health ഉം തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

അത് ഇടുന്ന സ്ഥലങ്ങളും എല്ലാം അത് വളരെ dangerous ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മ അത് properly clean ചെയ്ത് വേണം നമ്മ അത് ഏർ കഴിക്കാൻ ഉണ്ട് എങ്കിലും നമ്മക്ക് അത്ലിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് point ഒമ്പത് ശതമാനം അണുക്കള് മാത്രേ ഏർ നീക്കം ചെയ്യാൻ സാധിക്കുള്ളു ആ point one അണുക്കള് ഇത് വരെയും നീക്കം ചെയ്യാൻ ലോകത്ത് ഒരു മരുന്നിനും സാധിച്ചിട്ടില്ല point one എന്ന് പറഞ്ഞാ അത്ര ശക്തിയേറിയ ഒരു bacteria എന്നാണ് ഏർ വാർത്തകളിൽ പറയപ്പെടുന്നത് അത് കാരണം നമ്മക്ക് പൂർണ്ണമായും നമ്മ ഒരു full ഏർ full clean ആയിട്ടുള്ള food ന്നു ഇതുവരെയും കഴിക്കാൻ സാധിക്കില്ല അത് അത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞപോലെ തന്നെ വീടുകളിൽ

നമ്മൾ natural ആയിട്ടുള്ള നമ്മടെ വളങ്ങൾ ആണ് നമ്മളതില് use ചെയ്യാറ് അത് കൊണ്ട് നമുക്ക് ഭയക്കേണ്ട ആവിശ്യങ്ങളൊന്നുല്ല ഏർ നമ്മക്ക് properly clean ചെയ്യണം അങ്ങനെ ഒന്നും പ്രശനങ്ങൾ ഒന്നും ഇല്ല ധൈര്യമായിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ് പിന്നീട് എന്താ താങ്കൾ പറഞ്ഞപോലെ തന്നെ പൊറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന് ന്നുള്ള കാര്യം അത് വളരെ ഒരു ദേ dangerous ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നില്ലവ പൊറത്തുണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനത്തെ ആണെന്ന് നമ്മക്ക് പറയാൻ സാധിക്കില്ല അതിലെന്തൊക്കെ വിഷം അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഇന്നിപ്പ കേക്കുന്നൊരു ajinomoto എന്ന് പറഞ്ഞൊരു സാനം പല hotel കളിലും അതിപ്പോ report ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ dangerous ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ ബ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മടെ ശരീരത്തിന് വളരെ കേടുകൾ ഉണ്ടാക്കുന്ന ഒരു സാനമാണ് ajinomoto എന്ന് പറയുന്ന സാനം അത് വളരെ dangerous ആണ് അതൊക്കെ ഒഴിവാക്കണേ നമ്മ പരമാവധി വീട്ടിൽ നിന്ന് കഴിക്കണം പക്ഷെ നമ്മക്ക് പൊറത്ത് നിന്ന് കഴിക്ക മാസത്തിലൊരിക്കലോ രണ്ട്‌ പ്രവിശ്യമോ എല്ലാം കഴിക്കുന്നതിൽ തെറ്റില്ല അതിന് അതിനനുസരിച്ച വ്യായാമങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച മതി നമ്മുടെ health എല്ലാം നന്നായിട്ട് തന്നെ നീങ്ങുന്നതാണ് എനിക്കിതെല്ലാമാണ് ഇത് ഈ ഭക്ഷണങ്ങ ഏർ കാര്യങ്ങളെ പറ്റി

gym ൽ പോവാത്തവർക്ക് വീട്ടിൽ തന്നെ താങ്കളുടെ health maintain ചെയ്യാവുന്നെ ഉള്ളു കാരണം ഏർ താങ്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല അനവധി വ്യായാമങ്ങൾ ഏർ ഉണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും അറിയാൻ വലിയ പണി ഒന്നും അല്ല കാരണം നമ്മൾടെ എല്ലാരേയും കയ്യിൽ ഇന്നുള്ളത് phone ആണ് നമ്മക്ക് അതിൽ അതിൽ ഒന്ന് ഏർ ഒന്ന് ശ്രദ്ധിച്ചൊന്നു തപ്പി കഴിഞ്ഞാൽ നമ്മക്ക് നമ്മടെ ഏർ വ്യായാമം ചെയ്യണ്ട രീതിയും എങ്ങനെ ചെയ്യണം എല്ലാം നമ്മക്ക് അതിൽ നിന്നും പഠിക്കാൻ സാധിക്കും നമുക്ക് അത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും വീട്ടിൽ പിന്നെ gym ൽ പോവുക എന്ന് പറയുന്നത് അവ്ടെ അവിടെ നമ്മക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവ്ടെ ഉള്ള ഈ technology യുമാണ് അവ്ടെ പല തരത്തിലുള്ള machines ഉണ്ട് നമുക്ക് അതെല്ലാം നമ്മക്ക് ചെയ്യുവാണേൽ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഇണ്ട് അപ്രം ഏർ ഏർ effort ഇടുവ ഇടേണ്ടി വരത്തില്ല gym ൽ പോയി ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്ന കാരണം ഏർ അതുപോലെ തന്നെ നമ്മക് അവ്ടെ കൃത്യം കൃത്യം കാര്യങ്ങൾ നിർദ്ദേശിച്ച് താരനായിട്ട് നല്ലൊരു ഏർ trainer ഉം നമ്മക്ക് അവ്ടെ ഉണ്ടാകും എല്ലാടത്തും നല്ലൊരു trainer ആ ഇണ്ടാവുക പക്ഷെ ചില്ലടുത്തൊക്കെ നല്ല ഏർ അലമ്പ് trainer ആ ഇണ്ടാവുക ഏർ കാരണം ഈ വളരെ മോശം അഭിപ്രായം ചിലര് trainer ന പറ്റി പറയാനുള്ളത് ഏർ ന്ന എനിക്കിവിടെ പറയാനിള്ളത് പിന്നെ താങ്കൾക്ക് എന്ന ഈ gym നെ പറ്റി പറയാനുള്ളെ ഈ gym നെ കുറിച്ച് പറയാനുള്ളത് അതിന്റെ ഏർ ഏർ പൊതുവെ ഒരു വണ്ണമുള്ള ആൾക്കാർ ആണെങ്കിൽ വണ്ണം കുറക്കാനും വണ്ണം ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിൽ വെക്കാനും എന്നുള്ള ഒരു ഏർ ഒരു ഒരെല്ലാവരുടെയും ഒരു എന്ന് പറഞ്ഞാൽ അതാണ് എന്നാൽ ഏർ gym നമ്മളെ fit ആക്കാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളത് ഏർ ഇപ്പോളും അധികംപേർക്ക് അറിയത്തില്ല ഏർ ഇപ്പോഴും അഹ് ആർക്കും അറിയാതില്ലന്നാണ് എനിക്ക് തോന്നുന്നത് ഏർ പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു അപ്പോ ഈ gym മാത്രമല്ലാതെ ഇപ്പൊ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്നെച്ച അമിതമായ രീതിയിൽ ഏർ നമ്മൾ ഗുളികകകൾ കഴിക്ക അതായത് ഇപ്പൊ എന്തൊരു ചെറിയ തലവേദന വന്നാലും paracetamol അങ്ങനത്തെ ഗുളികകൾ ഒക്കെ കഴിക്കുന്നത് ഏർ വളരെ തെറ്റാണ് അത് മായ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറിയൊരു തലവേദന വന്നാൽ തന്നെ ഒന്ന് കെടന്നൊറങ്ങുവോ അല്ലെങ്കി ആവി പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളു ഈ ഗുളികകൾ കൂടുതൽ കഴിക്കുന്തോറും നമ്മുടെ ഈ immunity ഏർ കൊറയുകയാണ് ചെയ്യുന്നത് ഏർ നമ്മുക്ക് ആ വേണ്ടിയുള്ള വേണ്ട നമുക്ക് ഉള്ള ഒരു അവത് അത് നശിപ്പിക്കുകയാണ്‌ ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഈ ശരീരത്തിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഗുളികകൾ തമ്മിൽ ഉണ്ടാകുന്ന ഈ ഗുളികകൾ എന്ന് പറയുന്നത് ഒരു ഒരു temporary ഏർ പ്രശ്നം solution ആണ് അത് ഈ ഗുളികകൾ എന്ന് പറഞ്ഞ നമ്മക്കൊരു പൂർണ്ണമായൊരു ഏർ സംതൃപ്തി ഗുളികകളിൽ നിന്നും നമ്മക്ക് ലഭിക്കില്ല ഗുളിക കഴിച്ചോണ്ട് നമ്മക് ആകെ അയിന്റെ പാതി ഏർ ഗുണം മാത്രേ നമുക്ക് ആയിലിന്ന് ലഭിക്കുള്ളു ബാക്കി പാതി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുകയാണ് ചെയ്യല് വളരെ ആപത്തായ ഒരു കാര്യമാണ് ഗുലി ഗുളികകൾ നിരന്തരമായി ഏർ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏർ ശരീരത്തിന് വളരെ ഏർ ഉം ഏർ അപകടകരമായ ഒരു കാര്യമാണ് ഈ ഗുളികകൾ ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഏർ ചെറിയ ചെറിയ ഏർ രോഗങ്ങൾ പനി ചുമ എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മ വീട്ടിൽ തന്നെ നമ്മക്ക് ഏർ ചെയ്യാൻ പറ്റുന്ന പഴയ രീതിലുള്ള കാര്യമുണ്ട് ആവി പിടിക്കുക കിടക്കുക ഏർ fan ഒഴിവാക്കുക ഏർ എന്നുള്ള കാര്യങ്ങൾ പിന്ന യുള്ള പച്ച ഏർ ചെ പച്ചില ചെടികൾ എല്ലാം ഉണ്ട് നമുക്ക് അതെല്ലാം അതിലൂടെ നമുക്ക് നമ്മളുടെ ഈ രോഗങ്ങൾ ഒരുപരിധി വരെ നമുക്ക് ഏർ ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ ഈ ഗുളികകൾ നമ്മൾ എടുക്കുന്നതോടെ നമ്മക്ക് ഈ instant ആയിട്ട് നമ്മക്ക് relief കിട്ടും but ഏർ അടുത്ത പ്രാവിശ്യം വരുമ്പോൾ അടുത്ത ആ രോഗം പിടിക്കുമ്പൊ അതിനുള്ള പ്രതിരോധശേഷി ആണ് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അതാണ് ഗുളികകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു impact ഒരു പ്രൊ പ്രശ്‌നം എന്ന് പറയുന്നത് അതായത് ഏർ അപ്പൊ വിജയ് ഏർ mister വിജയ് താങ്കൾ പറയുന്ന അതായത് ഇപ്പൊ ഗുളിക എന്നുള്ളൊരു ഒര് ഒരു drugs ന്റെ രീതിൽ ഒര് addiction ഉണ്ടാക്കുന്ന ഒരു സാനമായിട്ടാണ് താങ്കൾ അതിനെ

videos കാണുന്ന സമയത്ത് അവൻ അതിൽ ഒരു ഗുളികയുടെ പരസ്യം കണ്ടു അവൻ ആ ഗുളികയും ഏർ online ൽ book ചെയ്ത് മേടിച്ചു കഴിച്ചു അത് കഴിച്ചപ്പോ എന്ത് സംഭവിച്ചു അവന്റെ size വലുതായി അവൻ വലുതായി പക്ഷെ അവന്റെ ബുദ്ധി നഷ്ട്ടപ്പെട്ടു അവനിപ്പോ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണ പിള്ളേരെ പോലെ ഇങ്ങന ബുദ്ധി ഇല്ലാത്ത ഏർ ആൾക്കാരെ പോലെ നടക്കുന്ന ഒരു പയ്യനാണ് ഏർ അവൻ ശരീരം വച്ചു ബുട് അതാണ് ഗുളികകൾ നമുക്ക് ഇണ്ടാക്കുന്ന ഒരു side effect എന്ന് പറയുന്നത് താങ്കൾക്ക് ഇതുപോലെ വല്ല സുഹൃത്തിക്കളോ അനുഭവങ്ങളോ എന്തേലും ഇണ്ടായിട്ടുണ്ടോ ഏർ ഗുളികകൾ തമ്മിലുള്ള ഒരു എന്നവെച്ചൽ ഇങ്ങനെ അനുഭവം അങ്ങത്താ ആരിക്കും ഇണ്ടായിട്ട് എന്റെ അറിവിൽ ഇല്ല ഏർ പക്ഷെ എനിക്ക് പറയാനിള്ളത് വെച്ച ഗുളിക ഒരു ഏർ ഗുളികകളിൽ തന്നെ പണ്ട് തൊട്ടേ ഒരു drugs ന്റെ ഒരു category ൽ ആണ് ഏർ ഗുളികകൾ നമ്മളെ ഏർ നമ്മ വിശേഷിപ്പിക്കുന്നത് ഏർ alcohol ഒക്കെ ആദ്യമേ തന്നെ ഒരു ഗുളികകൾ ആയിരുന്നു ഏർ അത് പിന്നെ ഏർ ഈ safe അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവര് അത് മാറ്റിയത് അപ്പൊ ഈ addition ഉണ്ടാക്കുന്ന ഗുളികകൾ പലേ മറ്റേ പലതരം ഉണ്ട് ഇപ്പൊ ഏർ ചെറിയ രീതിയിലുള്ള തലവേദന വരുമ്പോ ഡോളോ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്നത് ഏർ അത് ഒരു addiction ഉണ്ടാക്കുന്ന ഒരിതാണ് ആ ഒരു തലയിൽ ഒരു വേദന ഉണ്ടാകുമ്പോ കഴിക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു relief ഒര് ഒരു addiction ലേക്ക് അത് നയിക്കുന്നതാണ്‌ ഏർ പിന്നെ ഏർ വേ ഈ ഗുളികകളിൽ നിന്ന് വേറെ വ്യത്യസ്തമായി പറയാണെങ്കിൽ ഏർ മയക്കു മരുന്നുകൾ ഒക്കെ ഉപയോഗിക്കുന്നത് ഏർ മയക്കുമരുന്ന് കള്ള് കുടിക്ക സിഗരറ്റു വലിക്കല് ഇതൊക്കെ ഏർ health നെ വളരെ വളരെന്ന് പറഞ്ഞ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം ആണ് കാരണം കള്ള് കുടിക്കുമ്പോ ഇല്ല ഒക്കെ വരുക ഇതൊക്കെ ഏർ life ൽ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ treatment തന്നെ വളരെ കഷ്ട്ടപാട് തന്നെ ആണ് പിന്നെ സിഗരറ്റു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന mouth cancer lung cancer cancer ഒക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഏർ നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവനിൽ വലിയ പ്രതീക്ഷ തന്നെ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഏർ അപ്പേ അത്രോം ഏർ വലിയ ഒരു influence ആണ് ഈ drugs drugs ന് നമ്മുടെ life നായിട്ട് അപ്പൊ നമ്മുടെ life നമ്മൾ ഏർ കാത്ത് സൂക്ഷിക്കണം ന്ന ഏർ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മ പരമാവധി drugs ഉം alcohol ഒക്കെ ഒഴിവാക്കണം എന്നാണ് താങ്കൾക്കും എനിക്കും പറയാനുള്ളത് അപ്പൊ താങ്കൾക്ക് എന്താണീ drugs നെ കുറിച്ച് പറയാനുള്ളത് ഈ drugs എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിനെ വളരെ മോശമായിട്ട് തന്നെ effect ചെയ്യും ഇത് ഇത് നമ്മ ഉപയോഗിക്കുന്നതൂടെ നമ്മളെ ശരീരത്തിലുള്ള ഏർ പല നല്ല ഭാഗങ്ങളും നശിക്കുന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ കള്ള് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള liver അടിച്ചു പോകുന്നതാണ് നമുക്ക് അതിലൂടെ നമ്മുടെ ഏർ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണ് ഇപ്പ നമ്മൾ കേട്ടപോലെ തന്നെ നിരവധി ആൾക്കാർ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് കള്ള് കുടിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം അങ്ങന ഉള്ള കാര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഏർ cancer എന്ന പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് പിന്ന നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കും നമ്മുടെ ഏർ cerebrospinal fluid ഏർ വറ്റിപോകുക എന്നൊരു പ്രശ്നങ്ങളിലേക്ക് തന്നെ വരും ഏർ അത് വളരെ ഗുരുതരമായ ഒര അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരവസാനം തന്നെ വേണെങ്കി അങ്ങനെ പറയാൻ സാധിക്കും ഇന്നത്തെ പുതു തലമുറയെ ഭയക്ക് പുതിയ തലമുറയെ ഭയക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് അത് തന്നെ ആണ് ലഹരിയിൽ അടിമപ്പെട്ട പോവുക എന്നുപറയുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെതിരെ നമ്മൾ പലതരത്തിലുള്ള therapy ഏർ അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നും addiction മാറ്റാൻ സാധിക്കും എന്നാലും നമുക്ക് ഒരു നമ്മുടെ ആരോഗ്യത്തിന് ഇത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ cigarette വലിക്കുന്ന ആൾക്കാർ ഏർ public സ്ഥലത്തു നിന്നും cigarette വലിക്കുക എന്ന് പറയുമ്പോ അയാക്കത് ദോഷമാണ് പക്ഷെ അയാക്ക് ദോഷം വരുന്നതിന്റെ പത്ത് ഇരട്ടി ദോഷമായിരിക്കും അത് പുറത്തുന്നു ശ്വസിക്കുന്ന ഒരാൾക്ക് എന്നാണ് ഏർ ഏർ scientist പറയുന്നത് അത് വളരെ ഏർ ദുരന്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഏർ സ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി ഏർ സങ്കർഷത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മറ്റൊരു ദുരന്തം പിടിച്ച കാര്യമാണ് അവരുമായി സംഘർഷത്തിലിക്കുമ്പോ അവരുടെ പരിചം പരിചപ്പെടുന്നു നമ്മളും അതിൽ വഴുതി വീഴാനുള്ള ഒരു സാധ്യത ആണ് അതിൽ നിന്നും കാണുന്നത് ലഹരി നമ്മുടെ ശരീരത്തിൽ വളരെ മോശമായി തന്നെ ബാധിക്കുന്നതാണ് അത് നമ്മുടെ മരണത്തിലേക്ക് തന്നെ കൊണ്ട് പോകുന്ന ഒന്നാണ് ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിന്നു പറഞ്ഞ ഈ ലഹരി supply ചെയ്യുന്ന ആൾക്കാരിൽ പലരും ഈ hospital ലിൽ തന്നെ പങ്കുള്ള ആൾക്കാരാണ് കാരണം അവര് supply ചെയ്യുന്നു നമ്മൾക്ക് അത് നമ്മൾ അത് ഭക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിന് കേടുണ്ടാകുന്നു നമ്മ അത് hospital ലേക്ക് ചെല്ലുന്നു മരുന്ന് തരുന്നു ആ മരുന്നെന്ന് പറഞ്ഞ ഒരു പത്ത് വർഷത്തേക്ക് ആ മരുന്ന് മേടിക്കേണ്ടി വരും നമ്മ ആ മരുന്ന് ഒരു പുതിയ അസുഖത്തിനുള്ള തുടക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിക്കുന്നവരെ പുതിയ അസുഖം വരുന്നു ഇപ്പോൾ അസുഖം മാറുന്നു വീണ്ടും നമ്മ hospital ലേക്ക് തന്നെ പോകുന്നു വീണ്ടും അവർക്ക് പണം കിട്ടുന്നു ഇതൊരു ഇതൊരു rythamic loop ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഇങ്ങനെയാണ് ഇന്ന് ഇത് ഏർ തോന്നിയിരിക്കുന്നത് എനിക്ക്